Hello പറയെടാ. ആരെടാ അനസേ, നീയെവിടെയാ.

അതെയോ ഞാനിപ്പൊരു cinema ക്ക് പോയപ്പോ

രണ്ടായിരത്തി പതിനെട്ട് കണ്ടെടാ. ഓ, ഞാനും കണ്ടായിരുന്നെടാ. എങ്ങനെണ്ട്? നിനക്കിഷ്ടപ്പെട്ടോ? എടാ, എനിക്ക് ഭയങ്കര ഇഷ്ടായടാ, ഭയങ്കരായിട്ട് feel ആവണ പടാ നമ്മക് ആണ് അതെ, നല്ല, നല്ല പടം.

നമുക്ക് relate യ്യാൻ പറ്റണോര് പടാ.

main ആയിട്ട് പ്രളയവും ഇതൊക്കെ വന്ന ആണല്ലോ. അതെയതെ അതേ പക്ഷേ cinema എടുത്തിട്ടുള്ള ഒരു way ഉണ്ടല്ലോ. അത് അടിപൊളിയാണ്. എടാ VFX ആണെങ്കിലും, എല്ലാം കൊണ്ടും camera ആണെങ്കിലും എല്ലാം കൊണ്ട് നല്ല

ഞാനിപ്പോൾ last കണ്ടത് അതുതന്നെടാ രണ്ടായിരത്തി പതിനെട്ട്. അതിനു ശേഷം വേറെ ഒന്നും

ആടാ, നല്ല പടാണ് മുഫഹദ് ഫാസിലിന്‍റെ. ആഹ് അത് അന്തിക്കാട്‌ മറ്റേ സത്യന്‍ അന്തിക്കാടിന്‍റെ മോനാണെന്ന് തോന്നുന്നു direct ചെയ്തിട്ടുള്ളത്.

പുള്ളീടെ മറ്റേ അതേതാ, വേറെ അതിന്‍റെ പെരെടാ മറ്റേ എന്താ? മുകേഷ് ഒക്കെയുള്ള ഒരു പടം. ജോമോന്‍റെ സുവിശേഷങ്ങൾ ആഹ് അതും നല്ല cinema ന്നെയാ. അത് ഞാന്‍ കണ്ടാരുന്നു. അടിപൊളിയാണ് ആ പടം. ആഹ് ആ പടം പുള്ളീടെ പടാ.

പിന്നെ നീ വേറെതാ കണ്ടത്. ഈ അടുത്തേതാ കണ്ടത്?

ആഹ് പ്രണവിന്റെ ആഹ് അത് നല്ല പടാരുന്നു. അത് എന്താ പറയുക college life ഉം, പ്രേമവും എല്ലാം ഒണ്ട് cinema യില്.

പിന്നെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ

പ്രേമം ഒരു കാലത്ത് ഭയങ്കര hit അല്ലേനാ. ആദ്യ സമയത്ത് ആ ഒരു കറുപ്പ് shirt ഉം, ആ മുണ്ടൊക്കെ ഉടുത്ത് വരുന്ന ആഹ് അത് ഭയങ്കര രസായിരുന്നു. ആ college ലൊക്കെ കാണിക്കുന്നത്. അത്, ഒരു എന്താ പറയാ. Hit അല്ലായിരുന്നോ? Super hit അല്ലായിരുന്നോ? ആ ഒരു trend കൊണ്ടുവന്ന പോലെ ഇപ്പം വേറൊരുo cinema യും അങ്ങനെ trend ഉം ഒന്നുമായിട്ട് വന്നിട്ടില്ല. ഏയ്, ഇല്ലല്ലാ അങ്ങനെ ഇങ്ങനെ

എനിക്ക് തോന്നുന്നു. എവിടാ കേരളത്തില് പോലും എന്നല്ല തമിഴ് നാട്ടിലും നല്ലോണം hit ആയ ഒരു പടമാണ്.

ആ Remake ഒക്കെ വന്നു. Remake ഒക്കെ വന്നാലും നമ്മള് original അത്രേ നന്നാവുല്ലല്ലോ. ങ്ഹാ അതുപോലെ തന്നെ നമ്മുടെ, നമ്മുടെ ബോഡി ഗാര്‍ഡിന്‍റെ remake ഒക്കെ വന്നിട്ട് അത്രേ ഒന്നും ആയിട്ടില്ല. നമ്മടെ ഈ ദിലീപൊക്കെ അത് ഹിന്ദീലും വന്നിട്ടുണ്ട്. സല്‍മാന്‍ഖാന്‍റെ

അതൊന്നും അത്രപോരാ. എല്ലാരുടേം പിന്നെ വിജയ്‌ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് തമിഴില് മറ്റേ ഇവന്‍റെ അത്രേ എത്തീട്ടില്ല. ദിലീപിന്‍റെ അത്ര ഒന്നും ഇല്ല.

ഞാന്‍ പിന്നെ മറ്റേ ഞാന്‍ ഇത് കണ്ടു. നീല വെളിച്ചം കണ്ടു.

പിന്നെ അത് മറ്റേ വൈക്കം മുഹമ്മദ്‌ ബഷീറിന്‍റെ

എനിക്ക് അത്ര ഇതായി തോന്നിയില്ല. എന്നാലും കണ്ടിരിക്കാം.

അല്ല, കണ്ടിരിക്കാം നമ്മക്ക്. എനിക്ക് അത്ര വല്യ അടിപൊളിയായിട്ട് ഒന്നും തോന്നിയില്ല.

അതീ രണ്ടായിരത്തി പതിനെട്ട് ഇറങ്ങിയോണ്ടും, പിന്നെ ഈ പാച്ചുവും, മറ്റേ ഫഹദിന്റെ സിനിമയുണ്ടല്ലോ. അതൊക്കെ ഇറങ്ങിയോണ്ട് ചെറിയ രീ ആരുമങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയി കൂടുതലായിട്ട്.

ഭയങ്കര നല്ലതാ. പിന്നെ എനിക്ക് latest ആയിട്ട് ഈ പൂക്കാലം ഉണ്ടല്ലോ പൂക്കാലം

ഇരുന്നോ?

എന്റെ phone ഇൽ ഇരിക്ക്ന്ണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല cinema. കുറച്ച് cinema കൾ ഒക്കെ ഇങ്ങിനെ phone ൽ കേറ്റി വെച്ചിട്ടുണ്ട്. കാണാനായിട്ട്.

നീലവെളിച്ചം പറഞ്ഞപ്പോൾ ആണ് എനിക്ക് നീലാകാശോം ആഹ് പച്ചക്കടലും ചുവന്ന ഭൂമിയോ ആഹ് അതെ അതെ. അത് full vibe ആയിരുന്നു cinema. അതങ്ങനെ full കറക്കോം എന്താപറയാ trip ഉം അതുമിതൊക്കെയായിട്ട് നല്ല രസമായിരുന്നു cinema കാണാൻ. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതെ നമുക്കതു കാണുമ്പോള് തന്നെ നമ്മുക്കൊരു trip പോണം നമ്മുക്ക് അടിച്ചുപൊളിക്കണം എന്നുള്ള ഒരു mind ലേക്ക് വരും നമ്മൾ

അതിനുശേഷമാണ് കുറേപ്പേര് solo trips ഒക്കെ plan ചെയ്തു തുടങ്ങിയത്. ആഹ് അതെ അതെ. ആൾക്കാരൊക്കെ പിന്നെ ഹിമാലയത്തിക്കൊകെ പോവാൻ തുടങ്ങിയത് തന്നെ ഈ cinema കണ്ടതിനു ശേഷമാണെന്നു തോന്നുന്നു അല്ലെ നല്ല പടമായിരുന്നു. ആ. നമ്മടെ ലഡാക്ക് പിന്നെ അങ്ങിനെ full trip ആണ് ഈ cinema ന്നാണ് main ആയിട്ട് വന്നദ്.

പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് cinema കൾ ഉണ്ട്. എടാ എനിക്ക് എങ്ങിനത്തെ പടാർയോ കൂടുതൽ ഇഷ്ടം? നമ്മടെ ഈ realistic cinema കൾ ഇല്ലേ? മനസ്സിലായോ?

realistic cinema ന്ന് പറയുമ്പോ നമ്മടെ മഹേഷിന്റെ പ്രതികാരം അതുപോലെ ജെല്ലിക്കെട്ട് അങ്ങിനത്തെ realistic ആയിരിക്കണം ങ്ഹാ. ലിജോ ജോസിന്റെ cinema കൾ ഒക്കെ അടിപൊളിയാണ്. അതു പിന്നെ പറയാനില്ല. പിന്നല്ല! ഭയങ്കരായിട്ട് മലയാളത്തില്‍ ഏറ്റവും ഏറ്റവും ഉയരുന്ന directors ൽ ഒരാളാണ്. അതെ അതെ. ആൾ ഒരു തരത്തിലുള്ള cinema ഒരുവട്ടെ എടുക്കോള്ളു. പുള്ളിക്ക് പുള്ളീടേതായിട്ടുള്ളൊരു style ണ്ട്.